ആ ആസിഫേ എന്തൊക്കെയാ വർത്താനങ്ങള്? എന്തൊക്കെയാ ഉം താനൂരിലൊക്കെ വർത്താനങ്ങളൊക്കെ?

ഏ പിന്നല്ല ഈ കാലാവസ്ഥ ഇപ്പോ ഉം കുഴപ്പമില്ലാതെ പോണു.

ഇല്ലില്ല ഇപ്പോ ഡിസംബറൊക്കെ ആവാനായല്ലോ

തണുപ്പിലേക്കിങ്ങനെ ഏകദേശം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉം അല്ല എന്താ ഇങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞോ?

ആ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ സാധാരണ കാലാവസ്ഥയാ എന്നാലും ഡിസംബർ ആയിട്ടും അങ്ങനെ തണുപ്പൊന്നുല്ല.

ആ കുഴപ്പൊന്നൂല്ല്യ ഇങ്ങനെ പോണു അതിൻറെയൊരിത് മട്ടത്തില്. എന്താ ജോലിയൊക്കെ കഴിഞ്ഞു വന്നിരിക്കുവാണോ? ആ അതെ ജോലി കഴിഞ്ഞു വന്ന് വീട്ടിൽ കേറിയിട്ടേയുള്ളൂ. ആ ഞാൻ വിളിച്ചതെന്താന്ന് വെച്ചാലേ ഞാൻ ഇങ്ങളെ ഈ ആ ഒരു കാ ആവശ്യത്തിനുവേണ്ടി വിളിച്ചതാ ഒരു കാര്യത്തില് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ അറിയാൻ

ആ നമ്മളീ തൊയിൽമേഖല ഉണ്ടല്ലോ ഇപ്പോ നമ്മളെ എന്താ പറയുക ആ ഇപ്പോ തൊയില് എന്നുള്ളത് നമ്മളേതൊരു മനുഷ്യൻറെയും അടിസ്ഥാന ആവശ്യാണല്ലോ

അപ്പോ അതിനെക്കുറിച്ചൊക്കെ എന്താണ് നമ്മുടെ രാജ്യത്തൊക്കെ ഇപ്പൊ തൊയില് ഒരുപാട് തൊയിലില്ലായ്മ എന്നുള്ളൊരു വല്ല്യൊരു

അഭിപ്രായം എന്താന്നുവെച്ചാല് ഉം പിന്നെ ഞങ്ങടെ നാട്ടില് എന്താ വിദ്യാഭ്യാസം ഇല്ലാതെ ഒരുപാട് പേരുണ്ട്

സംഭവം ഞമ്മടെ നാട് വികസി ഉം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഉം ഉം ഞമ്മള് ഉം ഞമ്മള് പറയുമെങ്കിലും

വിദ്യാഭ്യാസമില്ലാത്ത ഒരുപാട് പേര് ഉം ഉം ഞമ്മടെ നാട്ടിലുണ്ട്.

ആ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ട ഇതുപോലും എന്താ കണ്ടെത്താത്ത ഒരുപാട് പേരുണ്ട് അതുപോലെ ജോലി കിട്ടാത്ത ഒരുപാട് പേരുണ്ട്.

ഇപ്പൊ ഇപ്പൊ പറയാണെങ്കിൽ ഇപ്പൊ ഒരു ബിടെക് ബിടെക് എന്നുള്ള കോഴ്സ് നമുക്കെല്ലാർക്കും അറിയുന്നതാണ്.ആ ആ അതിലൊരുപാട് വിദ്യാർഥികൾ പഠിച്ചിറങ്ങി നല്ല മാർക്കോടെ പാസ്സായെങ്കിൽ പോലും ഒരുപാട് പേർക്ക് ഇപ്പോഴും എന്തില്ല ജോലി കിട്ടിയിട്ടില്ല. ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ വെറും കുറഞ്ഞ

അതൊക്കെ വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യാണ്.. അതല്ല അത് കാരണം എന്താണെന്ന് എന്താണ്

അതിനുള്ള എന്തില് വേക്കൻസി വരാൻ മാത്രം ഇവിടെ ജോബ് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ജോബ് ആ

അവസരം ഇല്ലാത്തകൊണ്ടാണോ ഈ ഈ ഈ ഡിലേ

ആ ഇതിന് ഇവർക്ക് ജോലി ചെയ്യാൻ മാത്രം ഇവിടെ

അതോ ഇഞ്ഞി എന്താ ശമ്പളം കുറവായതിന്റെ പേരിലാണോ?

അപ്പോ അതിന് ശരിക്കും അതിന് നമ്മള് സർക്കാരിൻറെ ഭാഗത്തൂന്നുള്ള പ്രശ്നമായിട്ടാണോ നിങ്ങള് അതിനെ മനസ്സിലാക്കുന്നെ? സർക്കാരിൻറെ ഭാഗത്തൂന്നും ഉം ഉം ഉം പ്രശ്നങ്ങളുണ്ട്. കാരണം സർക്കാരിൻറെ ഭാഗത്തുനിന്നും ഈ കാര്യങ്ങളിലൊക്കെക്കെ ഏ ഏ നല്ലൊരു തീരുമാനം വരേണ്ടതാണ്. അതാ ചോദിച്ച നമ്മളിങ്ങനെ നോക്കാണെന്നുണ്ടെങ്കിൽ ശരിക്ക് സർക്കാർ അല്ലേ സർക്കാർ അല്ലേ ഓരോ പൗരന്മാർക്കും ജോലിയൊക്കെ ഉണ്ടോന്ന് ഉറപ്പിക്കേണ്ടതും

ആ കടമ ആ സ സ പിന്നെ സർക്കാരിന്റേതാണേ.

ഈ അത് പിന്നെ അതുപോലെ വേറെ ഈ ഈ എന്താ

ഇടെയായിട്ട് ഒ ഒരു തമാശ കാണാൻ ഏ ഇടയായി. ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ കണ്ടത്. എന്ത് ഒരു ട്രോളാണേ

പൊറോട്ട അടിക്കാൻ പോയ ചങ്കിന്റെ വേതനം ആ

രണ്ടുവർഷം കഷ്ടപ്പെട്ട് ബിടെക് ബിടെക് പഠിച്ച കുട്ടിയുടെ

ഇപ്പോ ഒരുപാട് പേര് ഒരുപാട് കാശ് മുടക്കി അത്രേം നല്ല പ്രതീക്ഷയോടെ ഏ ഞമ്മടെ ഭാവി ഏ നല്ലൊരു ഭാവി ഉണ്ടാവണംന്നുള്ളൊരു പ്രതീക്ഷയോടെ ഒരുപാട് പേര് ബിടെക്ആയിട്ട് ഓരോ കോഴ്സ് പഠിക്കാൻ പോകു